ഇത് ഒരു അല്ലങ്കിൽ ഇത് സംഭവായിരിക്കാം ഇത് ന്റെ ആണ് വേറെ ഒന്നും കാണിക്കുന്നില്ല ഇത് ഇപ്പം ഒന്നും ഇല്ല ഇത് ന്റെ ഒരു ആണ്.

അവടെ ജോലി ചെയ്യുന്നു ചെയ്യുന്നു. ഒരു ഉണ്ടാക്കാനായിരുന്നു

കുറേ ഒക്കെ പൊട്ടിപ്പോയി കുറെ ഒക്കെ ഇങ്ങ് ചളി പിടിച്ചിരിക്കുന്നു ഭയങ്കര പഴയതാ ഈ